അതെയോ എവടെ അമ്മടെടുത്തങ്ങനെ പോണു. എന്താ ഇങ്ങടെ ആടൊക്കെ? അവടത്തെ തെരഞ്ഞെടുപ്പിന്റെയൊക്കെ സംഭവങ്ങളൊക്കെ തൊടങ്ങിയോ ഇപ്പത്തന്നെ? തെരഞ്ഞെടുപ്പൊക്കെ അതിന്റേതായ രീതീല് നടക്ക്ണ്ട്. വളരെ പരിതാപകരമായൊരവസ്ഥയാണിപ്പോ. വോട്ട് ചോയിക്കാനവരിങ്ങട്ട് വരും. ഇങ്ങള് ഇങ്ങള് താഴത്തേക്കിടയിലെ ആഹ്. അത് എല്ലാം ഇമ്മള് ഷുവറാക്കി പോണോണ്ട് നമ്മക്ക് എന്നും ആ സീറ്റവിടെ നിലനിര്‍ത്തി പോന്നിട്ടുണ്ട് . അങ്ങനെ പ അങ്ങനെ പറഞ്ഞകൊണ്ട് ശെരിയാവൂല്ല, ഞങ്ങള് ഞങ്ങള്തായ രീതിക്ക് ഞങ്ങള് മുന്നോട്ട് പോണ്ണ്ട്. ഞങ്ങളിവടെ ഏഹ് ഏഹ് കേമ ക്ഷേമകരമായ കാര്യങ്ങള് ചെയ്യ്ണ്ട്. ഇങ്ങള് ക്ഷേമകരമാണെന്ന് പറഞ്ഞാ ഇങ്ങളെ ആൾക്കാര് ഭയങ്കര അഴിമതീന്റാൾക്കാരാണ്. അഴിമതി അഴിമതി ഇല്ലാത്തൊര് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിവിടെ നടക്കൂല്ല. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അഴിമതിയില്ലാത്ത ഭരണകൂടാണ് ഞാനൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത് പാർട്ടിക്കാരെ കണ്ടുകൊണ്ട് അതല്ല ഒരു തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലാവുമ്പോ അത് എന്തായാലും എന്ത് വരും അല്ല അഴിമതി നടക്കും. പക്ഷെ അത് വള ഇത് ഇങ്ങ ഇങ്ങളാവുമ്പ കൊറച്ച് കൂടും, ഞങ്ങളാവുമ്പ കൊറച്ച് കൊറയും. അത്ര ഞങ്ങള് ഇപ്പതിലുള്ള വ്യത്യാസം ഉള്ളു. എന്ത് ഞങ്ങളഴിമതി കൊറയും ഇങ്ങളയിഴിമതി കൂടും. അങ്ങനെയാണ് വരേണ്ടിയെ. ഞങ്ങൾ അഴിമതിയിള്ള അഴിമതിയെ എതിർക്കുന്ന ആളുകളാണ്. അങ്ങനല്ല അ അങ്ങനല്ല പൊറത്ത് വന്ന കണക്കുകൾ നോക്കുമ്പോ പൊറത്ത്‌ വന്ന കണക്കുകൾ നോക്കുമ്പോ അങ്ങനല്ലല്ലോ? പൊറത്തുള്ള കാര്യം ഇത് തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഇവര് അഴിമതി നടത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും അഴിമതി ഇണ്ടാവൂല്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവര് അഴിമതി നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മടെ കൈയ്യും കാലും പിടിക്കൂന്നല്ലേ ഉള്ളു. തെരഞ്ഞെടുപ്പ് നടത്താൻ നമ്മടെ പാവപ്പെട്ട അണികള് നമ്മളെ തെരഞ്ഞെടുത്തായിരിക്കും ഇവമ്മാരവടെ കേറീട്ട് അഴിമതി നടത്തും. ആഹ് അപ്പ ഇപ്പമ്മക്ക് ഉദാഹരണത്തിനിപ്പ ഇങ്ങളാണ് ഭരിക്കണത്. നിങ്ങള് ഭരിക്കുമ്പ തന്നെ ഇങ്ങക്ക് ഇങ്ങക്ക് മനസിലാക്കാം എന്ത് ഇപ്പഴത്തെ റോഡുകളെ അവസ്ഥ. തെരഞ്ഞെടുപ്പടുക്കുമ്പ റോഡ് ശെരിയാക്കും അത് ശെരിയാക്കും. റോഡുകൾടെ അവസ്ഥ കോൺ കോൺട്രാക്ടർമാര് മുക്കണതാണ്. കോൺട്രാക്ടർമാർക്ക് നാപ്പത് റുപ്യേടെ കോൺട്രാക്റ്റ് കൊടുത്താ അവര് ഇരുപത് റുപ്യേടെ പണിയെടുക്കും. കോൺട്രാക്ടമാര് മുക്കിയതും അത് ജനങ്ങളെ വിഷയാല്ല. ജനങ്ങൾക്ക് നല്ലതായ റോഡ് അം എഹ് നൽകണതാണ് ഇങ്ങളെ ദൗത്യം. ഇങ്ങളത് കൃത്യമായി ചെയ്യുന്നില്ല. അല്ല ഇനീപ്പോ ഇങ്ങളവടൊക്കെ ഈ മെഷീൻ ആണോ മറ്റേ വോട്ടർ ബാലറ്റ് പേപ്പറുണ്ടോ? ബാലറ്റ് പേപ്പറ് കൊണ്ടന്നാ എങ്ങനെയിരിക്കും നമ്മടവടൊക്കെയീ പ്രാദേശിക തലത്തിൽ നമ്മൾ ബാലറ്റ് പേപ്പർ കൊണ്ടന്നാ എങ്ങനെയിരിക്കും? ഞങ്ങടെടുത്തിപ്പോഴും മെഷീനാണ്. ബാലറ്റ് പേപ്പറ് കൊണ്ട് വരണന്നാണ് ഇന്റൊരിത്. കാരണം വളരേ കൃത്യനിഷ്ഠ ഏഹ് ഒര് ഇത് ക്രമീകരണില്ലാതെ തെരഞ്ഞെടുപ്പാണിപ്പോ നടന്നോണ്ടിരിക്കുന്നത്. അത് ശെരിയാ, നമ്മളെയും നമ്മളിത് വിചാരിച്ച വോട്ട് പോലും ചെലപ്പോ കിട്ടിക്കോളണംന്നില്ല. ഇപ്പ ഇതാവുമ്പോ ബാലറ്റൊക്കെ ആവുമ്പോ കൃത്യമായിട്ട് അളവ് കിട്ടും. മറ്റേത് മെഷീൻ ആവുമ്പൊ അവര് എന്തും ചെയ്യാൻ പറ്റും. കൃത്രിമങ്ങള്‍ നടന്നോണ്ടിരിക്കിണ്ട്. ഇപ്പൊ ബാലറ്റ് പേപ്പറാവുമ്പോ ഇമ്മക്കതിന്റെ ഇത് കോൺട്രോളിങ്ങ് ഉണ്ട്. അപ്പാ പ്രശ്നങ്ങളൊന്നുണ്ടാവൂല്ല. പക്ഷെ മറ്റേതാവുമ്പോ എന്തായാലും കൊറേ പ്രശ്നങ്ങൾ വരും. അത് മാത്രല്ല ഇപ്പ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ജാ ഭാരത് ജോഡോ യാത്ര നടത്ത്ന്ന്ണ്ട്. അപ്പൊരുപാട് ജന ഇപ്പെന്താണ് പിന്തുണയൊക്കെ മൂപ്പര്ക്ക്ണ്ട്. അതൊരുപാടാൾക്കാര് കാണുന്നുണ്ട്. ആഹ് ഭാ അത് കാണുന്നുണ്ട്. അ അത് അദ്ദേഹം നടത്തുന്നതൊര് നല്ല കാര്യത്തിനാവട്ടെ പാർട്ടികളൊന്നിക്കട്ടെ ഭാരത് ജോഡോ എല്ലാരും കൂടി ഒരുമിച്ചിട്ട് ബിജെപിയെ നമ്മള് പൈതൃകത്തെ തിരിച്ചെടുക്കുകാന്നുള്ളൊരു ലക്ഷ്യാണ് ഇദ്ദേഹം കൊണ്ട് വരേണ്ടത്. പക്ഷെ ഇങ്ങള് ബാലറ്റ് പേപ്പറ് കൊണ്ട് വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യയില്ല. അവരവടെ എലെക്ട്രോണിക് മെഷീനില് കളിച്ചിട്ട് അവരടുത്ത പ്രാവശ്യം അഹ് അതിന്ള്ള അതിനുള്ള തയ്യാറെടുപ്പുകള് നമ്മളെല്ലാ പാർട്ടികളും ഇപ്പത്തന്നെ തെര ഈ തെരഞ്ഞെടുപ്പ് വരണമുമ്പെന്നെ നമ്മള് ചെയ്യണന്നാണ് ഇന്റൊരിത്. കാരണം ഈ ലീഗ്, കോൺഗ്രസ് എല്ലാരും ഒരുമിച്ചിട്ട് ബിജെപിനെ തൊരത്തണം, എന്നാലേ കാര്യോള്ളൂ. അതെന്നെ പറയണത് പ പാർട്ടികളെയൊക്കെ അതാണിപ്പോ രാഹുൽ ഗാന്ധി ചെയ്തു കൊണ്ടിരിക്കണത്. എല്ലാ പാർട്ടികളും കൂടെ ഒരുമിച്ച് കൂട്ക. ഭാരത് പറഞ്ഞാ ഭാരതം മൊത്തത്തില് ഒരുമിച്ച് കൂടാനാണ് ഉദ്ദേശിക്കുന്നത്. രാഹുൽ ഗാന്ധീടെ ആശയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂപ്പര് ഇപ്പ മുന്നോട്ട് വെക്കണ ആശയങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ മൂപ്പർടോപ്പം കേരളത്തിന് പുറത്തുള്ള കോൺഗ്രസ് ആൾക്കാര് വെറും പോക്കാണ്. അതന്നെ അതന്നെ പ്രത്യേകിച്ചിപ്പോ ഗുജറാത്തടക്കം ഗുജറാത്താണെങ്കി ഇപ്പൊ നമ്മക്ക് പറയാൻ പറ്റും, ആഹ് പറയാൻ പറ്റും ഗുജറാത്തിലിപ്പാരാ ജയിക്കാന്ന് ചോയിച്ചാ നമക്ക് നിസംശയം പറയാൻ പറ്റും ബിജെപിയാ ജയിക്ക്കാന്നുള്ളത്. പക്ഷെ ആ പിന്നേ രാഹുൽ ഗാന്ധിയുടെ ഈ ഭാരത് യാത്രകൊണ്ട് ഏഹ് ഒരൂ ആ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വളരെ വലിയൊരു സ്വാധീനം ചൊലു ചെലുത്താൻ പറ്റും എന്നാണ് എഹ് കണ്ടെത്തലുകൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കണ്ട് കണ്ടാല് കാരണയിപ്പ ഇപ്പ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പില് ബാലറ്റ് പപ്പേറ് തെരഞ്ഞെടുക്കാ കൊണ്ട് വരാൻ വേണ്ടീട്ട് ഒരു യാത്ര വെക്ക്കാണെങ്കിൽ അത് ഒന്നൂടി ഉഷാറാവും. ഇത് ഈ യാ യാത്രയാവുമ്പോ ആഹ് ഇതങ്ങട് എഹ് ഏഹ് അതിന്റെ അതിന്റേതായ വഴിക്ക് നീങ്ങുന്നുണ്ട്. ബാലറ്റ് പേപ്പറ് കൊണ്ട് വരാനുള്ള തീരുമാനങ്ങളും ചർച്ചകളും കാര്യങ്ങളും അതൊക്കെ നല്ല രീതീല് നടക്കുന്നുണ്ട്. ഇങ്ങളെ ഞമ്മള് ഈ ഇലക്ട്രോണിക് മെഷീനിൽ നമ്മള് വിശ്വസിക്കുന്നില്ല. ബാലറ്റ് പേപ്പര്‍ കൊണ്ടന്ന് കഴിഞ്ഞാലാണ് അതിന്റെയൊരു രീതീലത് നടക്കുള്ളൂ.

നമ്മുടെ ഇലക്ട്രോണിക് മെഷീനില് നമ്മള് ചെയ്യുമ്പ നമ്മള് വിചാരിക്കാത്ത വോട്ട്കൾ വരെ നമ്മക്ക് നഷ്ടായിട്ട്ണ്ട്. അപ്പാദ്യം നമ്മക്ക് ധാരണയില്ല. ഇലക്ട്രോണിക് മെഷീൻ ആഹ് നഷ്ടാവണ്ണ്ട്. അത് മാറ്റി ബാലറ്റ് പേപ്പറ് കൊണ്ട് വന്ന് കഴിഞ്ഞാ മാത്രേ അതിനൊരു ഇത്ണ്ടാവുള്ളു. ഇത് ആഹ് അതെ അതെ. തിരഞ് ഇനി വരും തെരഞ്ഞെടുപ്പിൽ നമുക്കത് പരിഗണിക്കാം പരിഗണിക്കണം. നമ്മളെല്ലാ പാർട്ടികളും ഒരുമിച്ച് നിന്നിട്ട് അതിനെതിരെ ശബ്‌ദിക്കണംന്നാണ് ഞങ്ങടെ ഒരിത്. നിങ്ങളെ ഈ പ്രാദേശിക തലത്തില് ഇതിന് ചർച്ച വന്നിട്ടുണ്ടായിരുന്നോ? ആഹ് പാ ഉം ചർച്ചകൾ നടന്ന്കൊണ്ടിരിക്കണ്. ചർച്ചകളും അതിന്റേതായ കാര്യങ്ങളും എലെക്ഷൻ കമ്മീഷനെ കാണലും അവര് കാണലൊക്കെ

ആഹ് അങ്ങനെ എത്തണംന്നാണ് ഞങ്ങളൊരിത്. ആഹ് ഓക്കെ നമ്മക്കത് ചർച്ച ചെയ്യാം.